അവിടുത്തെ പിള്ളേരെ അത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ എല്ലാവരെയും നിർത്തുകയുള്ളൂ. ഞാനീ പറയുന്നത് നമ്മുടെ അമേരിക്കയെ കുറിച്ചാണ്. ബാക്കിയുള്ള രാജ്യത്തും ഈ ചൈന പോലുള്ള രാജ്യത്ത് നമ്മൾ പഠിപ്പിക്കുന്ന അതേ system തന്നെയാണ്. പക്ഷേ യുഎസിൽ ഉള്ള സ്ഥലത്ത് പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യം അവർക്ക് നോക്കാം. അവർക്ക് എങ്ങാനും പാട്ടുപഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവർക്ക് പാട്ടിൻറെ കാര്യത്തിൽ പോകാം. അവർക്ക് syllabus ൽ അവർക്ക് minimum pass mark വാങ്ങിയാൽ അവരെ pass ആക്കി വിടും. പക്ഷേ ഈ കേരളത്തിൽ പഠിപ്പിക്കുന്നതിൽ നമുക്ക് ഒരു കളിക്കാനാണ് താല്പര്യം എന്ന് വിചാരിച്ചോ കേരളത്തിൽ നിങ്ങൾ വീട്ടുകാരോട് കളിക്കാൻ ആണ് താല്പര്യം എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർ പറയുന്നത്? അവർ പറയുന്നത് എന്ന് പറയാൻ നേരം നിനക്ക് ഒരു പണിയില്ല. ഈ പഠിച്ചിട്ട് നീ എന്ത് ചെയ്യും, കളിച്ചിട്ട് നീ എന്ത് ചെയ്യും കളിച്ചിട്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തേതാണ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത്. അന്ന് പറയാൻ നേരം ഞാൻ പറയുന്നത് എന്ന് പറയാൻ നേരം നമ്മുടെ ഈ പുറത്ത് രാജ്യത്തെ ഇങ്ങനെ ബാക്കിയുള്ള കാര്യത്തിന് ചെയ്യാൻ വേണ്ടി അവർ നന്നായിട്ട് നല്ല ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇന്ത്യയിൽ ആരും കൊടുക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ ഈ teacher മാര് അതിനെക്കുറിച്ച് അതിനു വലിയ ഗൗനം നൽകാത്തതുകൊണ്ടല്ലേ? അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മള് നമ്മുടെ whole Kerala ഒരു pattern ൽ ആണ്. എന്നുപറയുമ്പോൾ നമ്മൾ വളരുന്നു, നമ്മൾ school ൽ പോകുന്നു, school ൽ നിന്ന് plus two പോകുന്നു, അവിടെനിന്ന് വേറെ course എടുക്കുന്നു, പിന്നെ ജോലി ചെയ്യുന്നു അങ്ങനെയങ്ങനെ ജീവിച്ചു തീരും. അത് അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള country പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ്. അവിടുത്തെ പിള്ളേർക്ക് അവർക്ക് എന്ത് പഠിക്കണം എന്ത് ആകണം എന്ന് choose ചെയ്യാനുള്ള ഒരു ഒരു option അവർക്കുണ്ട്. ഇപ്പോൾ അവർക്ക് പാടാൻ പാട്ടു പാടണം അല്ലെങ്കിൽ ഒരു gamer ആകണം. അങ്ങനെയൊക്കയുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഒരു course ഉണ്ട്. അതിനനുസരിച്ച് അവരുടെ government support ചെയ്യുന്നുണ്ട്. അതു മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് decision എടുക്കാനുള്ള ഒരു ഒരു situation അവരുടെ family ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ, but നമ്മുടെ കേരളത്തിൻറെ വച്ച് നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ മൊത്തത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഏർ വീട്ടുകാർക്ക് എപ്പോഴും വലിയ പട് education വേണം എങ്കിലേ നമ്മുടെ

താങ്കൾ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായും യോജി യോജിക്കുന്നു നാസിം. എന്ന് പറയാൻ നേരം നമ്മുടെ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ cricket കാരനാണ് അയാൾ പാട്ടുകാരനാണ് എന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ എന്തായിരിക്കും അവര് പറയുന്നത്? ആഹ് നിനക്ക് ജീവിതം ഇല്ല എന്നായിരിക്കും അവർ പറയുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ജീവിതമുണ്ടെന്ന് ആൾക്കാര് പറയണമെങ്കിൽ അവർ എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾ നമ്മൾ ഒന്നെങ്കിൽ doctor ആയിരിക്കണം അല്ലെങ്കിൽ സർക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അതേപോലെതന്നെ നമ്മൾ ഈ പഠിത്തത്തിൽ നമുക്കൊരു official പഠിത്തം ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പഠിക്കാൻ പോയാൽ ആൾക്കാർക്ക് നമ്മളോട് ഒരു വിലയും ഉണ്ടാകില്ല നമുക്ക് ഒരു respect ഉം ഉണ്ടാകില്ല അത് ഇങ്ങനെ ഉണ്ടാക്കി വന്ന നമ്മുടെ ഈ teacher മാരും നമ്മുടെ പല ആൾക്കാരും ഇതിന് ഒരു ഗൗനം നൽകിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. ഞാനും ശശി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും ഉണ്ടായി. ശശി വളരെയധികം cricket കളിക്കും, football കളിക്കുന്ന ഒക്കെയായിരുന്നു ശശി. കളി എന്ന് പറയാൻ നേരം ഒടുക്കത്തെ കളിയാ. ആ ശശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ

ഇങ്ങനെ കളിക്കുന്ന വലിയൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ കളിച്ചുകളിച്ച് അവൻ വലിയൊരു കളിക്കാരനായി. കളിക്കാരനായ അവൻ മാസം എന്താണ്? ഒരു മൂന്ന് ലക്ഷം പത്തു ലക്ഷം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറയാൻ നേരം നമ്മുടെ average teacher മാരെക്കാട്ടിലും കൂടുതൽ paisa ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവരത് പക്ഷെ ശശി കളി മാത്രമല്ല കളി പഠിപ്പിക്കുന്നും ഉണ്ടവൻ. കളിക്കാറുമുണ്ട്. അപ്പോൾ ശശിയെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ശശിനെ പക്ഷേ ഇത്ര പക്ഷെ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത്? അവൻ നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ കാര്യം നമ്മുടെ അച്ഛനമ്മമാരോട് പറഞ്ഞാൽ എന്തായിരിക്കും? നിനക്ക് ഒരു കാര്യവുമില്ല. നീ വല്ല സർക്കാർ ജോലിയും നോക്ക് എന്നായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ കേരളത്തിലെ നമ്മുടെ education system എന്തോരം അധികം അധപതിച്ചു പോയിരിക്കുന്നു എന്ന് എന്നിട്ട് ശശി പെണ്ണുകെട്ടാൻ പോകാൻ നേരം ഉള്ള കഥയാണ് എനിക്ക് അതിനേക്കാൾ നന്നായിട്ട് പറയാനുള്ളത്. ശശിക്ക് ഒരു കൊച്ചിനെ ഇഷ്ടമായി. ശശി അതിൻറെ അച്ഛൻറെ അടുത്തു പോയിട്ട് എനിക്ക് പെണ്ണ് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ശശിന്റെ അച്ഛൻ പറഞ്ഞു നിനക്ക് സർക്കാർ ജോലി വേണം എന്ന്. അപ്പോൾ ശശി പറഞ്ഞു എനിക്ക് ചേട്ടൻ ഉണ്ടാക്കുന്നതിനേക്കാളും പത്തുലക്ഷം രൂപ കൂടുതൽ ഞാൻ മാസം ഉണ്ടാക്കുന്നു. എന്നിട്ടും പറഞ്ഞത് എന്താണ്? നീ കളിക്കണതല്ലേ? നീ കളിക്ക് പോയിട്ട് നീ കളി എങ്ങാനും നിന്ന് പോയാലോ? അപ്പോൾ നീ ച നിൻറെ ജീവിതം തീർന്നു. നിൻറെ ഭാര്യയും വഴിവിട്ട് പോവില്ലേ? അപ്പോൾ ഈ പഠിത്തത്തിൽ എൻറെ കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇങ്ങനെ നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാ അതിനെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം എന്ന് പറയാൻ നേരം നമുക്ക് ഈ ഒരുമാതിരി education ഉണ്ടെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് ഇത്ര വിലയേയുള്ളു നമ്മ അത് നമ്മുടെ teacher മാർ നമ്മുടെ സമ്പ്രദായം അങ്ങനെ ആക്കി എടുത്തത് കൊണ്ടാണ്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായും പരിശ്ര പരിശ്രമിക്കണം എന്നാണ് അഭിപ്രായം. താങ്കൾക്ക് ഇതേപോലെത്തെ എന്തെങ്കിലും കഥ പറയാനുണ്ട് ഇതിനകത്ത്? എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻറെ ഒരു situation തന്നെ ഇങ്ങനെയാണ്. എനിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ എൻറെ ഒരു കൂട്ടുകാരൻ വിമലിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നു. ഇതേ ഒരു similar situation തന്നെയായിരുന്നു വിമലിന്റെയും. പക്ഷേ അവൻ, അവൻ അവൻറെ, അവൻ ഒരു വലിയ ഒരു football player ആയിരുന്നു. അവൻ school ൽ എല്ലാം വലിയ നന്നായിട്ട് football കളിക്കും. അവന് ആഗ്രഹം ഒരു football player ആകണമെന്നായിരുന്നു. അങ്ങനെ അവൻ ഒരു football player, player ആയി. but അവനെ അങ്ങനെ വലിയ ഒരു നിലയിലേക്ക് ഒന്നും എത്താൻ സാധിച്ചില്ല. അവന് കേരള team ലെ അവന് കേറാൻ സാധിച്ചുള്ളൂ. അവന് മാസം fifty thousand rupeess ഒക്കെയേ അവന് salary ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയിരിക്കുമ്പോഴാണ് അവൻറെ അനിയൻ, അവൻ ഇവൻറെ രണ്ടു വയസ്സ് ഇളയതാണ്, but ഇവൻ ഒരു ഇരുപത്തിനാലു വയസ്സ് ആണെങ്കിൽ അവന്റെ അനിയൻ ഇരുപത്തിരണ്ടു വയസ്സ് ആയപ്പോഴേക്കും ഇരുപത്തിനാലു വയസ്സുള്ള വിമൽ അൻപതിനായിരം രൂപ salary യും അനിയൻ പഠിച്ചു പഠിച്ച് ഒരു government ജോലി സമ്പാദിച്ച് ഒന്നരലക്ഷം രൂപ salary യും. നാട്ടിൽ ജോലി ചെയ്യുന്നു. അങ്ങനെയിരിക്കെ വിമലിന് ഒരു പെണ്ണിനെ ഇഷ്ടമായി. അവൻ പെണ്ണ് ആലോചിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സർക്കാർ ജോലി

ഉദാഹരണം ആയിട്ട് പറയാനുള്ളത്. നമ്മുടെ നാടിൻറെ ഒരു അവസ്ഥ. സർക്കാർ ജോലി എന്നുപറഞ്ഞാൽ ആൾക്കാർ ഒരു guarantee ആയിട്ടാണ് കാണുന്നത്. കാരണം നമുക്ക് pension അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടും. But അവർ ചിന്തിക്കുന്നില്ല ഈ cricket, football എന്നപോലത്തെ വലിയ വലിയ കളികളിൽ

നമ്മുടെ നാട്ടിൽ വളരെ ദോഷം ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് ആൾക്കാർ ഇപ്പോൾ കടന്നുപോകുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അടുത്തത് പറയാനുള്ളത്?

സോമൻ എന്ന് പറയാൻ നേരം ഒന്നു തൊട്ടു പത്തു വരെ എല്ലാ subject നും A plus ആയിരുന്നു. അതുപോലെതന്നെ plus one ഉം plus two ഉം നൂറ് ശതമാനം ആയിരുന്നു. അതുകഴിഞ്ഞ് അവൻ എന്താണ് GE എഴുതി അവൻ engineering എടുത്തു. engineering എടുത്തു. അവൻ പഠിച്ചു പഠിച്ചു വലിയ ആളായി, അവനങ്ങനെ കുറെ ജോലി കിട്ടി. ജോലിയല്ല കിട്ടിയത്. അവൻ പഠിച്ചു പഠിച്ച് അതിനും നല്ല grade ഉണ്ടായി. പക്ഷെ അവന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവന് ആൾക്കാരോട് സംസാരിക്കാൻ അറിയാൻ പാടില്ല, എന്ത് ചെയ്യണമെന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ അവൻ പഠിച്ചു പഠിച്ച് ഈ സോമൻ ഒരു സോമത്തി ആയിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെ പേര് എന്ന് പറയാൻ നേരം സോമനും സോമത്തി എന്നാണ്. അവർ രണ്ടുപേരെയും ഞങ്ങൾ കളിയാക്കി വിളിക്കുന്നത് സോമി എന്നാണ്.

കാരണം എന്താ? ഇവന് എല്ലാത്തിനും നല്ല grade ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരോട് സംസാരിക്കാനും എന്ത് ചെയ്യണോന്നും അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഈ സോമ, സോമനും സോമത്തിയും അടിച്ചു പി അടിച്ചു പിരിഞ്ഞു പോയി. കാരണം എന്തുകൊണ്ടാ? സംസാരിക്കാൻ അറിയാൻ പാടില്ല. പക്ഷേ അവൻ അവൻറെ സോമത്തിയോട് മര്യാദയ്ക്ക് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ബാക്കി മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഈ കേരളത്തിലെ system പഠിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് പറയാനുള്ളത്? സോമനും സോമത്തി യെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അവര് നല്ല ഭർത്താവും ഭാര്യയും ആയേനെ കല്യാണം കഴിച്ചാൽ. അവന് നല്ല ജോലി കിട്ടുമായിരുന്നു അത് വളരെ വിഷമമേറിയ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. കാരണം താങ്കൾ പറഞ്ഞത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടും നമുക്ക് യോജിക്കാൻ സാധിക്കുന്നതാണ്. എനിക്ക് ഇതുകേട്ടപ്പോൾ എൻറെ മറ്റൊരു സുഹൃത്തിനെ പറ്റിയാണ് എനിക്ക് ഓർമ്മ വന്നത്. അശ്വിനെ പറ്റി. അവൻ ഇതേപോലെതന്നെ പഠി പഠിക്കാൻ ഉം വളരെ വളരെ മിടുക്കൻ ആയ ഒരു

പക്ഷേ ഇവിടെ ഇന്നത്തെ നാട്ടിൽ doctor ഉം engineer ഉം വളരെ ഇപ്പോൾ എല്ലാവർക്കും doctor ഉം engineer ഉം ആകാൻ വലിയ പണിയൊന്നുമില്ല. പെട്ടെന്ന് doctor ആകാം engineer ആകാം. But അവൻ plumber ആണ്. അവന് എല്ലാ കഴിവും ഉണ്ട്. അവന് salary കൂടുതൽ കിട്ടുന്നത്, doctor ആയിട്ട് അവന് ജോലി പോലും കിട്ടുന്നില്ല. പക്ഷേ അവൻ plumber ആയതുകൊണ്ട് അവനെ plumb ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് നാട്ടിൽ. അതെല്ലാം ആണ് ഇന്നത്തെ situation. പഠിച്ച് നിൽക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വരെ ഇന്ന് നാട്ടിൽ കുറവാണ് അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. താങ്കൾക്ക് എന്താണ് കേരളത്തിൻറെ ഇപ്പോഴത്തെ, ഇപ്പോഴത്തെ ജോലി സാധ്യതയെപ്പറ്റി പറയാനുള്ളത്? കേരളത്തിന്റെ ജോലി സാധ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മ ഒരു ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് പഠിക്കുന്നു നമുക്ക് ജോലി കിട്ടുന്ന salary എന്ന് പറയുകയാണ് നേരം ഒരു പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപയായിരിക്കും മാസം കിട്ടുന്നത്. എന്ന് പറയാൻ നേരം നമ്മൾ daily ഒരു പത്തു മണിക്കൂർ വച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപ എന്തോ പന്ത്രണ്ടായിരം രൂപ മാസം കിട്ടും. ഈ പന്ത്രണ്ടായിരം രൂപ നമ്മൾ മുപ്പത് കൊണ്ട് divide ചെയ്യുകയാണെങ്കിൽ നമുക്ക് daily നമുക്ക് കിട്ടുന്നത് മുന്നൂറു രൂപ. നിങ്ങൾ ആലോചിക്കണം നമ്മൾ ഈ പന്ത ഇരുപത്തൊന്നു വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു. അതുകഴിഞ്ഞ് അടുത്ത നാലു വർഷം പിന്നെയും പഠിച്ചു. എന്നിട്ട് അതുകഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് daily മുന്നൂറു രൂപ. ഈ മുന്നൂറു രൂപ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? മുന്നൂറു രൂപ കൊണ്ട് വീട്ടിലത്തെ കറിയും ഒന്നും വാങ്ങാൻ പറ്റില്ല. കാരണം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻറെ വീട്ടിൽ, എൻറെ വീട്ടിൽ എൻറെ കൂട്ടുകാരൻ ശശിനെക്കുറിച്ച്, ശശി അല്ല, ശശി, ശശി അല്ല. എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം രാഹുലിനെ കുറിച്ചാണ്. രാഹുൽ എന്ന് പറയാൻ നേരം ഇങ്ങനെ ഒരു corporate ജോലിയിൽ കയറി. അയാൾക്ക് പന്ത്രണ്ടായിരം രൂപയായിരുന്നു മാസം ശമ്പളം കിട്ടുന്നത്. ഈ മാസം പന്ത്രണ്ട് ശമ്പളം കിട്ടുന്നത് കൊടുത്തു കൊണ്ട് അയാൾക്ക് അയാളുടെ കുടുംബം നോക്കാൻ പറ്റില്ല. കാരണം അയാൾക്ക് അഞ്ച് പെണ്മക്കൾ ആയിരുന്നു. അഞ്ചു പെൺമക്കളെ അയാൾക്ക് കെട്ടിക്കണം എന്നുണ്ട്. അഞ്ചു പെൺമക്കൾ അല്ല. അഞ്ചു സഹോദരിമാർ. ആ അഞ്ചു സഹോദരിമാരെ അവനു കെട്ടണം. പക്ഷേ അവന് daily നാനൂറു രൂപയാ കിട്ടുന്നെ. ഈ അഞ്ചു സഹോദരിമാരെ അവൻ എങ്ങനെ കെട്ടാനാ. പക്ഷേ അവൻറെ അച്ഛനാണേൽ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്നു. അമ്മയ്ക്ക് ശ്വാസംമുട്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുമെന്ന് അവന് അറിയാൻ പാടില്ല. daily നാനൂറു രൂപയും കൊടുക്കണം, അച്ഛനും അമ്മയും പിന്നെ cancer patient ഉം ആണ്. അത് നിങ്ങൾ ഓർക്കണം. അവർക്ക് ഈ നാനൂറു രൂപ കൊണ്ട് അവൻ daily കൊടുക്കാം, അവർക്ക് ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ പഠിച്ചത് എന്താണെന്ന് പറയാൻ നേരം വളരെ നല്ല ഒരു job ആണ് ഒരു manager ആണവൻ. വലിയൊരു business firm ൻറെ. പക്ഷേ അവനവൻറെ കുടുംബം കാര്യം നോക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാ? അവന് നോക്കാനുള്ള salary ഇല്ല. അതുകൊണ്ടുതന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം ഈ രാഹുലിന്റെ ജീവിതം വളരെയധികം പരിതാപകരമാണ്. നമ്മൾ ഈ നാനൂറു രൂപയ്ക്ക് daily ക്ക് വേണ്ടി നമ്മൾ ഇരുപത്തിനാലു വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്തു. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതു വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. മിസ്റ്റർ അനി അനിൽ ഏർ ജോയൽ കാരണം അഹ് ഇന്നത്തെ കാലത്ത് കൂലിപ്പണിക്കാർക്ക് വരെ കിട്ടുന്നുണ്ട് ദിവസേന ആയിരത്തി അഞ്ഞൂറ്, ആയിരം രൂപ. ഇരുപത്തിനാലു വർഷം കേരളത്തിൽ പഠിച്ച് ഇറങ്ങിയ കുട്ടികൾക്ക് ജോലി ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് salary യായി കിട്ടുന്നത് എന്ന് പറയുന്നത് നാനൂറു രൂപയാണ് daily. അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും? അവരുടെ ജീവിതം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെ ആണ് ഇപ്പോൾ കടന്നുപോകുന്നത്.

ഇതിനെതിരെ കേരളത്തിൻറെ government വളരെ നല്ല ഒരു action എടുക്കണ്ടതാണ്, എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർഥികൾക്ക് ജീവിക്കാൻ ആയിട്ട് ഒരു മാർഗ്ഗവും ഉണ്ടാകുന്നതല്ല.

school ൽ പഠിക്കുന്നത് എട്ട്, അഞ്ചാം class വരെ പഠിപ്പിക്കുന്നത് വളരെ നല്ല പഠിപ്പിക്കലാണ്. ഏറ്റവും പഠിപ്പിക്കേണ്ട രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത് പക്ഷേ അഞ്ചും പത്തും കഴിയാൻ നേരം എന്താ ചെയ്യുന്നത് നമ്മെ ഈ നമ്മുടെ ഈ പഠിപ്പിക്കുന്ന system ത്തില് സമ്പ്രദായത്തിലെ എന്താ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് എല്ലാവരും പറഞ്ഞു തരും. പക്ഷേ ഈ പത്തു കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് എന്ന് വരുന്നവർ ഒന്നും പറഞ്ഞുതരില്ല. കാരണം science എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറയും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ എടുക്കാൻ പറ്റും

ഈ പഠിപ്പിക്കുന്നത് വളരെ ഒരുമാതിരി common ആക്കാതെ ജന specific ആയിട്ട് ആൾക്കാർ ഇഷ്ടമുള്ളത് പഠിപ്പിക്കണം. ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള syllabus അങ്ങനത്തെ പഠിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് എന്താണ് നമ്മുടെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ പഠിപ്പിക്കുന്നത് വളരെയധികം നല്ലതാ. കാരണം ആൾക്കാർക്ക് വായിക്കാൻ പറ്റും ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള പലരും ആണ് ഇപ്പോൾ വലിയ വലിയ corporate company കളുടെ ഒക്കെ CEO ഒക്കെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ പഠിപ്പിക്കുന്നത് നല്ലതല്ല എന്നല്ല ഇത്തിരികൂടി മെച്ചം മെച്ചപ്പെടണം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ആൾക്കാരു ജോലിക്കാരനാകാനാണ്. എന്നു പറയാൻ നേരം ഇങ്ങനെ എല്ലാവരും ജോലിക്കാരനായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിനു വികസനം ഉണ്ടാവില്ല. നമ്മുടെ നാടിനു വികസനം ഉണ്ടാകണമെങ്കിൽ യുഎസ്എ പോലെയുള്ളവർക്ക് ആണെങ്കിൽ ഒരു മൂന്ന് ശതമാനം ആൾക്കാർക്ക് ആണ് one percentage ആൾക്കാർക്ക് ആണ് business ownership അതൊക്കെ ഉള്ളത്. അങ്ങനോക്കെ നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മലയാളം നന്നാകണം, നമ്മുടെ കേരളം നന്നാകണം. എന്നാലേ നമ്മുടെ ഇന്ത്യയ്ക്ക് വികസനം ഉണ്ടാവുകയുള്ളൂ. താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതുതന്നെയാണ്. കേരളം നന്നായാലേ നമ്മുടെ ഇന്ത്യയ്ക്ക് നല്ലൊരു വികസനം ഉണ്ടാവുകയുള്ളൂ. കാരണം കേരളം ഇന്ത്യയുടെ ഉം മറ്റൊരു മുഖ്യ ഘടകമാണ്. ഇവിടത്തെ വിദ്യാർഥികൾക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ആണ് വലിയ corporate company കളിലെ head ആയിട്ടും എല്ലാം work ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന, ഇപ്പോൾ എന്തെങ്കിലും ജോലി, ജോലി കിട്ടാൻ വേണ്ടി പഠിപ്പിച്ചങ്ങു വിടുന്നതാണ് school ൽ. പഠിപ്പിച്ചു അങ്ങ് കേറിയിട്ട് ഒരു life വെറുതെ waste ആയി പോകുന്നു. ഇരുപത്തിനാലു വർഷം നമ്മൾ school ൽ കൊണ്ട് waste ചെയ്യുന്നു. school, college, degree അങ്ങനെ പറഞ്ഞ് നമ്മൾ waste ചെയ്തു കളയുന്നു നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഏർ നമുക്ക് ഒഴിവാക്കി തരിക. അതാണ് government നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ English, മലയാളം, English ഒക്കെ വായിക്കാൻ പഠിക്കുക. അല്ലാണ്ട് പറയാൻ പഠിക്കുക അതൊക്കെ വളരെ നല്ല ഒരു skill ആണ്. അതൊക്കെ നമ്മൾ skill develop, develop ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ആണ് നമുക്ക് നമ്മുടെ school ൽ നിന്ന് പറഞ്ഞു തരേണ്ടത്. അല്ലാണ്ട് ആവശ്യം നമ്മുടെ, നമ്മുടെ profession ൽ നമ്മുടെ ഭാവിയിൽ നമ്മൾ ആയിത്തീരാവുന്ന ഒരാളിന് നമുക്ക് ആവശ്യമുള്ള

ഇതിനെപ്പറ്റി അടുത്തത് പറയാനുള്ളത് എന്ന് പറയാൻ നേരം നമ്മുടെ ഈ ജനങ്ങൾ പഠിപ്പിക്കണത് outlook മാറ്റണം. നമ്മൾ എന്ന് പറയാൻ നേരം പഠിപ്പിക്കുന്നത് നമ്മൾ book നോക്കി പഠിപ്പിക്കുന്നത് വളരെയധികം കുറയ്ക്കണം. എന്ന് പറയാൻ നേരം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം. എന്ന് പറയാൻ നേരം ഒരു മനുഷ്യനിൽ നമുക്ക് ഏഹ് പറയണത് എന്ന് പറയാൻ നേരം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ചെയ്യാൻ നേരം ആണ്. അല്ലാതെ വായിക്കാൻ നേരമോ, വായിക്കാൻ നേരം പഠിക്കുന്നത് നമ്മൾ ആകെ ഓർക്കുന്നത് ഇരുപത് ശതമാനമാണ്. പക്ഷെ ചെയ്യാൻ നേരം നമ്മൾ ഓർക്കുന്നത് എൺപത്ശതമാനം ആണ്. അപ്പോൾ അങ്ങനെ എന്ന് പറയാൻ നേരം ഈ science ഒക്കെ പഠിക്കണം എന്ന് പറയാൻ നേരം നമുക്ക് ഈ കുറെ gravitation അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല അങ്ങനെ ചെയ്യണ രീതിയിൽ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറയാൻ നേരം എല്ലാം ചെയ്യിക്കലും ഈ theory പറയൽ ഒക്കെ കുറച്ചിട്ട് ഏറ്റവും കൂടുതൽ പിള്ളേരെ ചെയ്യിക്കാൻ പഠിപ്പിക്കണം. എന്നാലേ പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള interest കാണുകയുള്ളൂ. ഇപ്പോൾ ഏത് പിള്ളേരോട് ചോദിച്ചാൽ പോലും നമ്മുടെ ലോകത്ത്

ചെയ്തു പഠിക്കുന്നതാണ് നമുക്ക് നമ്മളുടെ ഓർമ്മശക്തി നിൽക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല അതിനെ നമുക്ക് നമ്മളെ affect ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഒരു വ്യക്തി, ഒരു കുട്ടി, ഒരു doctor ആകാൻ ആഗ്രഹിക്കുന്നു. ഒരു doctor ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി

അയാൾക്ക് biology അങ്ങനെയുള്ള subjects അല്ലെ ആവശ്യം? അപ്പോൾ ഈ science തന്നെ ഒരു പല parts ആയിട്ട് divide ചെയ്യുകയാണെങ്കിൽ അത്രയും പിള്ളേർക്ക് pressure കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നല്ലൊരു option ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് വളരെ നല്ലൊരു option ആയിട്ട് അത് മാറും. അതുപോലെതന്നെ ഇപ്പോൾ ഈ ഡോക് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ doctor നു പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ theory വായിച്ചിട്ട് ഇപ്പോൾ കുറച്ച് page വായിച്ചിട്ട് പോയിട്ട് അവിടെ പോയി operation ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഈ ഇതൊക്കെ ഈ experience ൽ നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മൾ, experience കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റൂ. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് അവസാനമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറയാൻ നേരം നമ്മുടെ ഈ

നമ്മ ഈ പഠിക്കണതും വായിക്കണ കാര്യത്തെയും കുറച്ചിട്ട് പിള്ളേര് ചെയ്യണതിൽ കൂടി നമുക്ക് പ്രാധാന്യം കൊടുത്താൽ പിള്ളേർക്ക് അത് അത് എങ്ങനെയാണ് work ചെയ്യണതെന്ന് പിള്ളേർക്ക് മനസ്സിലാകും. അങ്ങനെ വച്ച് ചെയ്യാൻ നേരം നമ്മുടെ ഈ ഇന്ത്യയും നമ്മുടെ കേരളവും വളരെയധികം വളരുകയും ചെയ്യും. നമ്മുടെ പിള്ളേര് ഏറ്റവും കൂടുതൽ പഠിച്ചു കഴിഞ്ഞ് എന്താണ് ഈ നടക്കുന്നത്? അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം തോന്നണം. അവർക്ക് എന്തേലും ചെയ്യാനുള്ള ആഗ്രഹം തോന്നിയാൽ നമ്മുടെയൊക്കെ ഇന്ത്യ വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ അങ്ങനെയുള്ള കാര്യം കൊണ്ടാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഇങ്ങനെ ഇന്ത്യയും വളരും നമ്മുടെ പിള്ളേരും വലുതാകും. അങ്ങനെ നമ്മുടെ education system നന്നാകും. താങ്കൾക്ക് അവസാനമായിട്ട് ഈ പറഞ്ഞ എല്ലാത്തിന്റെയും കൂടി summary ആയി ഒരു ചെറിയ വാക്ക് എല്ലാം കൂടി പറഞ്ഞിട്ട് നിർത്താൻ പറ്റുമോ താങ്കൾക്ക്?

കേരള education system ത്തെപ്പറ്റി ചർച്ച ചെയ്ത് പറയാനുണ്ടായത്. നന്ദി, നമസ്കാരം. ആഹ് എന്നിട്ട് പുതിയ എങ്ങനത്തെഒക്കെ രീതിയുള്ളതാ അടങ്ങുന്നത്? വേറേ ഒന്നുമില്ല അതിനകത്ത് ഓരോന്നിനും നമ്മള് ഫുള്ള് മടക്കി തിരിക്കാവുന്ന ടൈപ്പ് ഉണ്ട്.

നമ്മുടെ ടാബ്‌പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ

ഇത് പിള്ളാർക്കെല്ലാം കൂടുതൽ ഇഷ്ട്ടം ഗമെയിങ് PC ആണ്. ഗമെയിങ് PC ആണ് ഏറ്റവും കൂടുതൽ

ഉം അതൊക്കെ എത്രിന്റെ, എത്ര, എത്ര വിലയുടെ ഒക്കെ ആവും?

ആണല്ലെ ഡെസ്ക്ടോപ്പ് ഒക്കെ അസംബ്ള് ചെയ്തെടുക്കുന്നത് വെച്ചാൽ പുള്ളേർക്ക് പുള്ളേരുടേതായ ഡെസ്ക്ടോപ്പ് തന്നെ ഒരു ലക്ഷം രൂപയുടെ ഗെയിം കളിക്കാൻ വേണ്ടി

അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൈ കോൺഫിരിഗേഷൻ സാധനങ്ങളാ

HDMI ഗ്രാഫിക്സും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ബോർഡും അല്ലംകൂടെ വെച്ച്

അഹ് അതൊക്കയാ വരുന്നത്

മതി ഉം അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്യണ്ട. പിന്നെ നമ്മളായിട്ടൊന്നും പറയാൻ നിക്കണ്ട. പിള്ളാരെല്ലാം എല്ലാം, എല്ലാം യൂട്യൂബും കാര്യങ്ങളും നോക്കി എല്ലാം അപ്ഡേറ്റഡ് ആണ്.

അതുകൊണ്ട് നമ്മുടെ അടുത്തുവന്ന് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതങ് വെച്ചുകൊടുക്കും നല്ല സാധനമേതാ കൊള്ളാത്ത സാധനമേതാ

നമ്മക്ക് പക്ഷെ അങ്ങനല്ല, നമ്മള് യൂസ് ചെയ്തിട്ട് ഏതാ നല്ല കമ്പിനീടേതെന്ന് നമ്മക്കൊരു ഉം

ഇപ്പം ഗെയിമിന്റെ ആവുമ്പം അസംബിൾ ചെയ്ത് എടുത്ത് അഹ് നമ്മള് കോൺഫിഗേഷൻ ചെയ്ത് കൊടുക്കണം. പുള്ളാര് പറയുന്ന കോൺഫിഗേഷൻ ഉള്ള സാധനങ്ങള് ഏറ്റവും ബെസ്ററ് ക്വാളിറ്റി ഉള്ള സാധനം വെച്ച് വിടും. ഇല്ലങ്കിൽ പിന്നീട് ആഹ് കംപ്ലയിന്റ് വരാൻ ചാൻസ് കൂടുതലാ.

സ്റ്റാർട്ടാകുമോ? സ്റ്റാർട്ട് ആകുമോ ഹലോ ആഹ് പറഞ്ഞൊ അത്, അത് ലവന്മാര് ഉം അതങ്ങനെ അസംബ്ള് ചെയ്തെടുക്കുന്നയാ. അസംബ്ള് ചെയ്തെടുക്കുന്നയാരിക്കും എല്ലാരും പറയും കുറച്ചൂടെ നല്ലതെന്ന്. ബ്രാൻഡെഡായിട്ടുവരുന്ന ലാപ്ടോപ്പിനകത്ത് നമ്മക്കൊരു സാധനവും പിന്നീട് കേറ്റാൻ പറ്റത്തില്ല.

എല്ലാം ഇതായിട്ടാ വരുന്നേ അസംബിൾ ചെയ്ത സാധനത്തിനകത്ത് അവരുടെ ബ്രാൻഡഡ് സാധനം തന്നെകയറ്റാൻ പറ്റത്തോളൂ. പിന്നീട് നമ്മള് കയറ്റുന്ന, നമ്മക്കുവരുന്ന ടൈപ്പ് സാധനമാണെങ്കിൽ, നമ്മക്കുവരുന്ന

normal ക്യാബിനകത്ത് വെച്ചുവിടും. പിന്നെ ലാസ്റ്റ് നോർമൽ ക്യാബിനകത്തോട്ട് വെക്കേണ്ടിവരും അത്.

കാരണം ആഹ് ഈ റെഡ് ടൈപ്പിനകത്ത് നമ്മക്കൊന്നും പുതിയതായിട്ട് ഒന്നും

നമ്മുടെ ഇഷ്ട്ടം അനുസരിച്ചു യൂസ് ചെയ്യാൻ പറ്റുന്നതും

നമ്മുടെ ടാബ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ടച്ചും. എപ്പോൾ ഇത് പുള്ളാർക്കെല്ലാം കൂടുതൽ ഇഷ്ടം ഗയിമിം ഗ് ആണ്. ഗെയിമിംഗ് പിസി ആണ് ഏറ്റവും കൂടുതല് ഇപ്പോൾ

ഹൈ ഗെയിം കളിക്കുന്ന ഇട്ടേക്കുന്നത്. അല്ലാതെ ചെറിയ, ചെറിയ നല്ല രീതി ഗ്രാഫിക്സ് ഇട്ട്

ഉം അതൊക്കെ എത്രിന്റെ, എത്ര, എത്ര വിലയുടെ ആവും?

ആണല്ലെ ഉം

ഡെസ്ക്ടോപ്പ് തന്നെ ഒരു ലക്ഷം രൂപയുടെ ഗെയിം കളിക്കാൻ വേണ്ടി

അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൈ കോണ്ഫിഗറേഷൻ സാധനങ്ങളാ

അഹ് അതൊക്കയാ വരുന്നത്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

മതി ഉം അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്യണ്ട. പിന്നെ നമ്മളായിട്ടൊന്നും പറയാൻ നിക്കണ്ട. പിള്ളാരെല്ലാം എല്ലാം, എല്ലാം യൂട്യൂബും കാര്യങ്ങളും നോക്കി എല്ലാം അപ്ഡേറ്റഡ് ആണ്.

അതുകൊണ്ട് നമ്മുടെ അടുത്തുവന്ന് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതങ് വെച്ചുകൊടുക്കും നല്ല സാധനമേതാ കൊള്ളാത്ത സാധനമേതാ

ഉം നമ്മളുചെയ്യുന്ന ഓരോ സാധനങ്ങളും അസംബിൾ ചെയ്ത് എടുക്കണ്ടെ?

ഇപ്പം ഗെയിമിന്റെ ആവുമ്പം അസംബിൾ ചെയ്ത് എടുത്ത് അഹ് നമ്മള് കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കണം. പുള്ളാര് പറയുന്ന കോൺഫിഗറേഷൻ ഉള്ള സാധനങ്ങള് ഏറ്റവും ബെസ്ററ് ക്വാളിറ്റി ഉള്ള സാധനം വെച്ച് വിടും. ഇല്ലങ്കിൽ പിന്നീട് ആഹ് കംപ്ലയിന്റ് വരാൻ ചാൻസ് കൂടുതലാ.

അങ്ങനെ അസംബ്ള് ചെയ്തെടുക്കുന്നതാണ് മിക്കതും ഗെയിം പിസി എല്ലാം

ആഹ് പറഞ്ഞൊ അത്, അത് ലവന്മാര് ഉം അതങ്ങനെ അസംബിൾ ചെയ്തെടുക്കുന്നയാ. അസംബിൾ ചെയ്തെടുക്കുന്നയാ എല്ലാരും പറയും കുറച്ചൂടെ നല്ലതെന്ന്. ബ്രാൻഡെഡായിട്ടുവരുന്ന ലാപ്ടോപ്പിനകത്ത് നമ്മക്കൊരു സാധനവും പിന്നീട് കേറ്റാൻ പറ്റത്തില്ല.

നോർമൽ ക്യാബിനകത്ത് വെച്ചുവിടും. പിന്നെ ലാസ്റ്റ് നോർമൽ ക്യാബിനകത്തോട്ട് വെക്കേണ്ടിവരും അത്.

കാരണം ആഹ് ഈ റെഡ് ടൈപ്പിനകത്ത് നമ്മക്കൊന്നും പുതിയതായിട്ട് ഒന്നും കേറ്റാനില്ല. നമ്മക്കിവിടെ വരുന്ന സാധനങ്ങളെല്ലാം വല്യ ഈ ഡെസ്‌ക്ടോപിനേക്കാട്ടിൽ വലിയ അസെംബിൾഡ് എസ്എംപിഎസ് വലിയ ഇതാണ് വരുന്നത്.